സി C ലെ ഫങ്ഷൻ കോൾസ് എന്ന സ്പോകെൻ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം
ഇവിടെ പഠിക്കുന്നത് പല തരത്തിലുള്ള ഫങ്ഷൻ കോൾസ്
കോൾ ബി വാല്യൂ
കോൾ ബി റഫറൻസ്
ഒരു ഉദാഹരണത്തിലൂടെ ഇത് നോക്കാം
ഇതിനായി ഉപയോഗിക്കുന്നത് ഉബുന്റു ഓപ്പറേറ്റിംഗ് സിസ്റ്റം വെർഷൻ 1110 ജിസിസി g കമ്പൈലർ വെർഷൻ 461 ഫങ്ഷൻ കോൾ ബി valueന്റെ ആമുഖത്തോടെ തുടങ്ങാം
ഫങ്ഷന് ആർഗുമെന്റ്സ് പാസ് ചെയ്യുന്ന രീതിയാണിത്
നമ്മൾ ഒരു വേരിയബിളിന്റെ വാല്യൂ പാസ് ചെയ്യുമ്പോൾ ഫങ്ഷനിലേക്ക് പാസ് ചെയ്യുന്നതിന് മുൻപ് അത് ആ വേരിയബിളിന്റെ ഒരു പകർപ്പ് സൃഷ്ടിക്കുന്നു
ഫങ്ഷനുള്ളിൽ argumentsൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ ഫങ്ഷനുള്ളിൽ മാത്രം നിലനിൽക്കുന്നു
ഇത് ഫങ്ഷന് പുറമേ ബാധിക്കുന്നില്ല
ഫങ്ഷൻ കോൾ ബി valueന് ഒരു പ്രോഗ്രാം കാണാം
എഡിറ്ററിൽ നേരത്തേ പ്രോഗ്രാം ടൈപ്പ് ചെയ്തിട്ടുണ്ട് അത് തുറക്കട്ടെ
നമ്മുടെ ഫയലിന്റെ പേര് callbyvalസി
ഈ പ്രോഗ്രാമിൽ ഒരു അക്കത്തിന്റെ ത്രിവർഗ്ഗം കാണുന്നു
ഇപ്പോൾ കോഡ് വിശദീകരിക്കട്ടെ
ഇത് ഹെഡർ ഫയൽ
ഇവിടെ ഇന്റ് x ആർഗുമെന്റ് ഉള്ള ഫങ്ഷൻ ക്യൂബ് ഉണ്ട്
ഈ ഫങ്ഷനിൽ xന്റെ ത്രിവർഗ്ഗം കണ്ടിട്ട് xന്റെ മൂല്യം റിട്ടേൺ ചെയ്യുന്നു
ഇത് മെയിൻ ഫങ്ഷൻ
ഇവിടെ nന് 8 എന്ന മൂല്യം നല്കുന്നു
n ഒരു ഇന്റിജർ വേരിയബിളാണ്
എന്നിട്ട് ഫങ്ഷൻ ക്യൂബ് കാൾ ചെയ്യുന്നു
nന്റെ മൂല്യവും nന്റെ ത്രിവർഗവും പ്രിന്റ് ചെയ്യുന്നു
ഇത് റിട്ടേൺ സ്റ്റേറ്റ്മെന്റ്
പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യട്ടെ
Ctrl Alt T ഒരുമിച്ച് പ്രസ് ചെയ്ത് ടെർമിനൽ വിൻഡോ തുറക്കുക
കംപൈൽ ചെയ്യാൻ ജിസിസി സ്പേസ് callbyvalസി സ്പേസ് ഹൈഫൻ o സ്പേസ് വാൽ ടൈപ്പ് ചെയ്ത് എന്റർ പ്രസ് ചെയ്യുക
val ടൈപ്പ് ചെയ്ത് എന്റർ കൊടുക്കുക
ഔട്ട്പുട്ട് ക്യൂബ് ഓഫ് 8 ഐഎസ് 512 കാണുന്നു
ഫങ്ഷൻ കോൾ ബി റഫറൻസ് നോക്കാം
സ്ലൈഡിലേക്ക് തിരിച്ചു പോകാം
ഫങ്ഷനിലേക്ക് ആർഗുമെന്റ്സ് പാസ് ചെയ്യാനുള്ള മറ്റൊരു രീതിയാണിത്
ഇത് മൂല്യത്തിന് പകരം argumentന്റെ അഡ്രസ് കോപ്പി ചെയ്യുന്നു
ഒരു ഫങ്ഷന് ഉള്ളിലെ argumentsൽ വരുന്ന മാറ്റങ്ങൾ പുറത്തും ബാധിക്കുന്നു
ഇതിൽ argumentsനെ പോയിന്റർ ടൈപ്പ് ആയി ഡിക്ലയർ ചെയ്യുന്നു
ഫങ്ഷൻ കോൾ ബി referenceന് ഒരു ഉദാഹരണം നോക്കാം
ശ്രദ്ധിക്കുക നമ്മുടെ ഫയലിന്റെ പേര് callbyrefസി stdioഹ് ഹെഡർ ഫയൽ ആണ്
എന്നിട്ട് സ്വാപ്പ് ഫങ്ഷൻ
ഈ ഫങ്ഷൻ വേരിയബിളിന്റെ മൂല്യങ്ങൾ പരസ്പരം മാറ്റുന്നു
aയുടെ മൂല്യം bൽ സ്റ്റോർ ചെയ്യുന്നു അത് പോലെ തിരിച്ചും
ഈ ഫങ്ഷനിൽ പാസ് ചെയ്യുന്ന ആർഗുമെന്റ്സ് പോയിന്റർ ടൈപ്പ് ആണ്
ഇവിടെ നമ്മൾ t എന്ന ഇന്റിജർ വേരിയബിൾ ഡിക്ലയർ ചെയ്യുന്നു
aയുടെ മൂല്യം tൽ സ്റ്റോർ ചെയ്യുന്നു
എന്നിട്ട് bയുടെ മൂല്യം aൽ സ്റ്റോർ ചെയ്യുന്നു
എന്നിട്ട് tയുടെ മൂല്യം bൽ സ്റ്റോർ ചെയ്യുന്നു
ഇത്പോലെ ഈ മൂല്യങ്ങൾ പരസ്പരം മാറ്റുന്നു
ഇത് മെയിൻ ഫങ്ഷൻ
ഇവിടെ ഇ j എന്നീ രണ്ട് ഇന്റിജർ വേരിയബിളുകൾ ഡിക്ലയർ ചെയ്തിട്ടുണ്ട്
iയുടേയും jയുടേയും മൂല്യങ്ങൾ യൂസർ ഇൻപുട്ട് ആയി സ്വീകരിക്കുന്നു
ആംപർസാൻഡ് iഉം ആംപർസാൻഡ് j ഉം iയുടേയും j യുടേയും മെമ്മറി അഡ്രസ് നൽകുന്നു
ആദ്യമായി നമ്മൾ swappingന് മുൻപ് മൂല്യങ്ങൾ പ്രിന്റ് ചെയ്യുന്നു
എന്നിട്ട് സ്വാപ്പ് ഫങ്ഷൻ കാൾ ചെയ്യുന്നു
swappingന് ശേഷം മൂല്യങ്ങൾ പ്രിന്റ് ചെയ്യുന്നു
ഇത് റിട്ടേൺ സ്റ്റേറ്റ്മെന്റ്
പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യട്ടെ
ടെർമിനലിലേക്ക് തിരിച്ചു പോകാം
കംപൈൽ ചെയ്യാൻ ജിസിസി സ്പേസ് കോൾബൈറഫ് ഡോട്ട് c സ്പേസ് ഹൈഫൻ o സ്പേസ് റെഫ് ടൈപ്പ് ചെയ്ത് എന്റർ പ്രസ് ചെയ്യുക
ഡോട്ട് സ്ലാഷ് റെഫ് ടൈപ്പ് ചെയ്ത് എന്റർ കൊടുക്കുക
enter തെ വാല്യൂസ് കാണുന്നു
ഇവിടെ 6ഉം 4ഉം കൊടുക്കുക
ഔട്ട്പുട്ട് ഇങ്ങനെ കാണുന്നു ബിഫോർ സ്വാപ്പിങ് 6 ആൻഡ് 4 ആഫ്ടർ സ്വാപ്പിങ് 4 ആൻഡ് 6
ഇതേ പ്രോഗ്രാം Cൽ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാമെന്ന് നോക്കാം
ഇവിടെയുള്ള കോഡ് നോക്കാം
ഫങ്ഷൻ കോൾ ബി referenceനുള്ള രണ്ടാമത്തെ പ്രോഗ്രാം ഇതാണ്
നമ്മുടെ ഫയലിന്റെ പേര് callbyrefസിപിപി
കോഡിലേക്ക് പോകട്ടെ
അയോസ്ട്രീം എന്ന ഹെഡർ ഫയലിതാണ്
ഇവിടെ എസ്ടിഡി നെയിംസ്പേസ് ഉപയോഗിക്കുന്നു
Cലും ഫങ്ഷൻ ഡിക്ലറേഷൻ ഇതേ പോലെയാണ്
ഇവിടെ ആംപർസാൻഡ് xഉം ആംപർസാൻഡ് yഉം ഉപയോഗിച്ച് ആർഗുമെന്റ്സ് പാസ് ചെയ്യുന്നു
ഇത് xന്റേയും yയുടേയും മെമ്മറി അഡ്രസ് നല്കുന്നു
എന്നിട്ട് മൂല്യങ്ങൾ സ്വാപ്പ് ചെയ്യുന്നു
കോഡിന്റെ ബാക്കി ഭാഗം C കോഡിന് സമാനമാണ്
പ്രിന്റ്ഫ് സ്കാൻഫ് സ്റ്റേറ്റ്മെന്റുകൾക്ക് പകരം യഥാക്രമം കൌട്ട് സിൻ കൊടുക്കുക
പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യട്ടെ ടെർമിനലിലേക്ക് തിരിച്ചു വരിക
കംപൈൽ ചെയ്യാൻ g സ്പേസ് callbyrefസിപിപി സ്പേസ് ഹൈഫൻ o സ്പേസ് റെഫ്1 ടൈപ്പ് ചെയ്ത് എന്റർ പ്രസ് ചെയ്യുക
ഡോട്ട് സ്ലാഷ് റെഫ്1 ടൈപ്പ് ചെയ്ത് എന്റർ കൊടുക്കുക
ഇങ്ങനെ കാണുന്നു
Enter വാല്യൂസ് ഓഫ് a ആൻഡ് ബ്
43 എന്നീ മൂല്യങ്ങൾ നൽകുന്നു
ഔട്ട്പുട്ട് ഇങ്ങനെ കാണുന്നു
ബിഫോർ സ്വാപ്പിങ് a ആൻഡ് b 4 ആൻഡ് 3 ആഫ്ടർ സ്വാപ്പിങ് a ആൻഡ് b 3 ആൻഡ് 4 ഇതോടെ ട്യൂട്ടോറിയലിന്റെ അവസാന ഭാഗത്ത് എത്തിയിരിക്കുന്നു
സ്ലൈഡിലേക്ക് പോകാം
ചുരുക്കത്തിൽ ഇവിടെ പഠിച്ചത് ഫങ്ഷൻ കോൾ ബി വാല്യൂ
ഫങ്ഷൻ കോൾ ബി റഫറൻസ്
ഒരു അസ്സിഗ്ന്മെന്റ് കോൾ ബി വാല്യൂ ഉപയോഗിച്ച് C ൽ ഒരു അക്കത്തിന്റെ ത്രിവർഗം കാണാനുള്ള പ്രോഗ്രാം എഴുതുക
ഇവിടെ ലഭ്യമായ വീഡിയോ കാണുക
ഇതു സ്പോകെൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനെ സംഗ്രഹിക്കുന്നു
നല്ല ബാൻഡ് വിഡ്ത്ത് ഇല്ലെങ്കിൽ ഡൌൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്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
ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫികറ്റുകൾ നല്കുന്നു
കുടുതൽ വിവരങ്ങൾക്കായി ദയവായി contactspoken tutorialorgൽ ബന്ധപ്പെടുക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
ഈ മിഷനെ കുറിച്ചുള്ള കുടുതൽ വിവരങ്ങൾ ഇവിടെ ലഭ്യമാണ്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
ഞങ്ങളോട് സഹകരിച്ചതിന് നന്ദി